GChemPaintലെ ബേസിക്ക് ഓപ്പറേഷൻസ് എന്ന ട്യൂട്ടോറിയലിലേക്ക് സ്വാഗതം
ഇവിടെ പഠിക്കുന്നത് നിലവിലുള്ള ഒരു ഫയൽ തുറക്കുന്നത്
ടെക്സ്റ്റ് ചേർക്കുന്നതും എഡിറ്റ് ചെയ്യുന്നതും
ഒബ്ജക്റ്റുകൾ സെലക്ട് മൂവ് ഫ്ലിപ്പ് റോട്ടേറ്റ് ചെയ്യുന്നത്
ഒബ്ജക്റ്റുകൾ ഗ്രൂപ്പ് അലിഗ്ൻ ചെയ്യുന്നത്
ഒബ്ജക്റ്റുകൾ കട്ട് കോപ്പി പാസ്തെ ഡിലീറ്റ് ചെയ്യുന്നത്
ഇതിനായി ഉപയോഗിക്കുന്നത് ഉബുന്റു ലിനക്സ് ഓസ് വെർഷൻ 1204
ഗ്ചെമ്പെയിന്റ് വെർഷൻ 01210
ഈ ട്യൂട്ടോറിയലിനായി ഗ്ചെമ്പെയിന്റ് കെമിക്കൽ സ്ട്രക്ചർ എഡിറ്റർ പരിചിതമായിരിക്കണം
അറിയില്ലെങ്കിൽ ബന്ധപ്പെട്ട ട്യൂട്ടോറിയലുകൾക്കായി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക
ഒരു പുതിയ ഗ്ചെമ്പെയിന്റ് ആപ്ലിക്കേഷൻ തുറക്കാം
ഡാഷ് ഹോം ക്ലിക്ക് ചെയ്യുക
സെർച്ച് barൽ ഗ്ചെമ്പെയിന്റ് എന്ന് ടൈപ്പ് ചെയ്യുക
ഗ്ചെമ്പെയിന്റ് ഐക്കൺ ക്ലിക്ക് ചെയ്യുക
നിലവിലുള്ള ഒരു ഫയൽ തുറന്ന് കൊണ്ട് ഈ ട്യൂട്ടോറിയൽ തുടങ്ങാം
ഫൈൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക
ഓപ്പൻ തിരഞ്ഞെടുത്ത് ക്ലിക്ക് ചെയ്യുക
ഫയലുകളും ഫോൾഡറുകളും ഉള്ള ഒരു വിൻഡോ തുറക്കുന്നു
ഇവിടെ നിന്ന് propaneഎന്ന് പേരുള്ള ഫയൽ തിരഞ്ഞെടുക്കുക
ഓപ്പൻ ക്ലിക്ക് ചെയ്ത് ഫയൽ തുറക്കുക
പ്രൊപ്പേൻ structureന് താഴെ ചില ടെക്സ്റ്റുകൾ ചേർക്കാം
ടൂൾ ബോക്സിൽ നിന്ന് അഡ് ഓർ മോഡിഫൈ a ടെക്സ്റ്റ് ടൂൾ തിരഞ്ഞെടുക്കുക
ടെക്സ്റ്റ് ടൂൾ പ്രോപ്പർട്ടി പേജ് തുറക്കുന്നു
പ്രോപ്പർട്ടി pageൽ ഫാമിലി സ്റ്റൈൽ സൈസ് അണ്ടർലൈൻ തുടങ്ങി ചില ഫീൽഡുകളുണ്ട്
Familyൽ fontnamesന്റെ ഒരു പട്ടിക ഉണ്ട്
ഈ പട്ടിക സ്ക്രോൾ ഡൌൺ ചെയ്യാം
Familyയിൽ നിന്നും ഞാൻ ഏറിയൽ ബ്ലാക്ക് തിരഞ്ഞെടുക്കുന്നു
പ്രൊപ്പേൻ structureന് താഴെയുള്ള ഡിസ്പ്ലേ areaയിൽ ക്ലിക്ക് ചെയ്യുക
ഒരു പച്ച ബോക്സിനുള്ളിൽ നിങ്ങൾക്കൊരു ബ്ലിങ്കിങ് കർസർ കാണാം
Compoundന്റെ പേര് പ്രൊപ്പേൻ എന്ന് ടൈപ്പ് ചെയ്യുക
ഇപ്പോൾ സ്റ്റൈൽ ബോൾഡ് ഇറ്റാലിക് ആക്കാം
പ്രൊപ്പേൻ ടെക്സ്റ്റ് സിലക്റ്റ് ചെയ്ത് ബോൾഡ് ഇറ്റാലിക് ക്ലിക്ക് ചെയ്യുക
ഫോണ്ട്സൈസ് 16 ആയി വർദ്ധിപ്പിക്കുന്നു
16ലേക്ക് സ്ക്രോൾ ഡൌൺ ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യുക
ടെക്സ്റ്റിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ശ്രദ്ധിക്കുക
അടുത്തതായി അണ്ടർലൈൻ ഫീച്ചർ ഉപയോഗിക്കാം
ഓപ്ഷനുകളോട് കൂടിയ ഒരു ഡ്രോപ്പ് ഡൌൺ പട്ടിക ഇതിനുണ്ട്
നോൻ സിംഗിൾ ഡബിൾ ലോവ് സിംഗിൾ തിരഞ്ഞെടുക്കാം
ടെക്സ്റ്റിന്റെ നിറം മാറ്റാം
ടെക്സ്റ്റിന്റെ ഡിഫാൾട്ട് കളർ കറുപ്പ് ആണ്
കളർ ഫീൽഡിലെ ഡ്രോപ്പ് ഡൌൺ arrowക്ലിക്ക് ചെയ്യുക
ഇവിടെ വിവിധ നിറങ്ങൾ കാണാം
ഞാൻ പർപ്പിൾ തിരഞ്ഞെടുക്കുന്നു
നമുക്ക് ടെക്സ്റ്റിന്റെ പൊസിഷനിലും മാറ്റം വരുത്താം
പൊസിഷൻ ഫീൽഡിന്റെ റേഞ്ച് 100 മുതൽ 100വരെയാണ്
ടെക്സ്റ്റ് മാറുന്നത് എങ്ങനെ എന്ന് ശ്രദ്ധിക്കുക
ടെക്സ്റ്റ് സിലക്റ്റ് ചെയ്യുക
മൌസ് ഉപയോഗിച്ച് അപ്പ് അറോ ട്രയാങ്ങിൽ ക്ലിക്ക് ചെയ്യുക
ടെക്സ്റ്റ് മുകളിലേക്ക് നീങ്ങുന്നു
അത് പോലെ നമ്മൾ ഡൌൺ അറോ triangleൽ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് താഴേക്ക് നീങ്ങുന്നു
ഇപ്പോൾ ടെക്സ്റ്റ് സാധാരണ പൊസിഷനിലേക്ക് കൊണ്ട് വരാം
പൊസിഷൻ ഫീൽഡിൽ 0 ടൈപ്പ് ചെയ്ത് ഡിസ്പ്ളേ areaയിൽ ക്ലിക്ക് ചെയ്യുക
ഒരു അസൈൻമെന്റ് ആദ്യത്തെ ട്യൂട്ടോറിയലിലെ അസൈൻമെന്റ് തുറക്കുക
structureകളെ n ഹെക്സാനെ n ഒക്ടേൻ എന്നിങ്ങനെ ലേബൽ ചെയ്യുക
ടെക്സ്റ്റിന്റെ ഫോണ്ട് ഫോണ്ട് സൈസ് അണ്ടർലൈൻ കളർ എന്നിവ മാറ്റം വരുത്തുക
നിങ്ങളുടെ പൂർത്തിയാക്കപ്പെട്ട അസൈൻമെന്റ് ഇത് പോലെയിരിക്കും
ഇപ്പോൾ ഒബ്ജകറ്റുകൾ തിരഞ്ഞെടുക്കാനും നീക്കുവാനും പഠിക്കാം
ടൂൾ boxൽ നിന്ന് സെലക്ട് ഒനെ ഓർ മോർ ഒബ്ജക്റ്റ്സ് ടൂൾ തിരഞ്ഞെടുക്കുക
pentaneൽ ക്ലിക്ക് ചെയ്യുക
മൌസ് ബട്ടൺ വിടാതെ മറ്റൊരു സ്ഥാനത്തേക്ക് ഡ്രാഗ് ചെയ്യുക
ഇപ്പോൾ മൌസ് റിലീസ് ചെയ്യുക
അടുത്തതായി ഒരു ഒബ്ജക്റ്റ് റോട്ടേറ്റ് ചെയ്യാം
ഒബ്ജക്റ്റ് റോട്ടേറ്റ് ചെയ്യാനായി സെലക്ട് ഒനെ ഓർ മോർ ഒബ്ജക്റ്റ്സ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക
പ്രോപ്പർട്ടീസ് പേജിൽ ഈ ടൂൾസ് ഉണ്ട്
ഫ്ലിപ്പ് തെ സെലക്ഷൻ ഹോറൈസന്റലി ഫ്ലിപ്പ് തെ സെലക്ഷൻ വെർട്ടിക്കലി റോട്ടേറ്റ് തെ സെലക്ഷൻ
ഈ ടൂൾസ് ഉപയോഗിക്കുന്നതിനായി Pentaneൽ ക്ലിക്ക് ചെയ്യുക
റോട്ടേറ്റ് തെ സെലക്ഷൻ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക
ഡിസ്പ്ലേ areaയിൽ പോയി ഒബ്ജക്റ്റിന് മുകളിൽ മൌസ് വയ്ക്കുക
clock വൈസ് anti clock വൈസ് directionകളിൽ മൌസ് ചലിപ്പിക്കുക
ഒബ്ജക്റ്റിന്റെ റോട്ടേഷൻ നിരീക്ഷിക്കുക
ഇപ്പോൾ ഒബ്ജക്റ്റ് ഫ്ലിപ്പ് ചെയ്യാൻ പഠിക്കാം
പെന്റനെ സ്ട്രക്ചർ ഹോറിസോണ്ടൽ ആയി ഫ്ലിപ്പ് ചെയ്യാം
സ്ട്രക്ചർ ഹോറിസോണ്ടൽ ആയി ഫ്ലിപ്പ് ചെയ്യുന്നതിനായി ഫ്ലിപ്പ് തെ സെലക്ഷൻ ഹോറൈസന്റലി ടൂൾ ക്ലിക്ക് ചെയ്യുക
ട്യൂട്ടോറിയൽ പൌസ് ചെയ്ത് നിങ്ങൾ തന്നെ ഫ്ലിപ്പ് തെ സെലക്ഷൻ വെർട്ടിക്കലി ചെയ്ത് നോക്കുക
ഇപ്പോൾ ഒബ്ജക്റ്റ്സ് ഗ്രൂപ്പും alignനും ചെയ്യാം
ഒബ്ജക്റ്റ്സ് ഗ്രൂപ്പ് ചെയ്യാനായി എല്ലാ ഒബ്ജക്റ്റുകളും സിലക്റ്റ് ചെയ്യുക
ഇതിനായി എഡിറ്റ് മെനുവിലേക്ക് പോയി സെലക്ട് ആൽ ക്ലിക്ക് ചെയ്യുക
അല്ലെങ്കിൽ CTRL A ഒരുമിച്ച് പ്രസ് ചെയ്യുക
ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
കോണ്ടെക്സ്റ്റ് മെനു തുറക്കുന്നു
ഗ്രൂപ്പ് andഓർ അലിഗ്ൻ ഒബ്ജക്റ്റ്സ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക
ഒരു ഡയലോഗ് ബോക്സ് തുറക്കുന്നു
ഗ്രൂപ്പ് ചെക്ക് ബോക്സിൽ ക്ലിക്ക് ചെയ്യുക
അലിഗ്ൻ സ്പേസ് എവൻലി എന്നീ ഓപ്ഷനുകൾ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അവ അൺചെക്ക് ചെയ്യുക
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
എല്ലാ ഒബ്ജക്റ്റുകളും ഒറ്റ ഗ്രൂപ്പ് ആകുന്നത് കാണാം
ഇപ്പോൾ ഒബ്ജക്റ്റുകൾ അലിഗ്ൻ ചെയ്യാം
എല്ലാ ഒബ്ജക്റ്റുകളും സെലക്റ്റ് ചെയ്യുന്നതിനായി CTRLA പ്രസ് ചെയ്യുക
ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക
കോണ്ടെക്സ്റ്റ് മെനു തുറക്കുന്നു
ഗ്രൂപ്പ് പ്രോപ്പർട്ടീസ് ഓപ്ഷൻ തിരഞ്ഞെടുക്കുക
അലിഗ്ൻ ചെക്ക് ബോക്സ് ക്ലിക്ക് ചെയ്യുക
അലിഗ്ൻ ഓപ്ഷനുകൾക്ക് ഒരു ഡ്രോപ്പ് ഡൌൺ പട്ടിക ഉണ്ട്
ഇതിൽ ഒബ്ജക്റ്റുകൾ അലിഗ്ൻ ചെയ്യാനായി ചില ഓപ്ഷനുകളുണ്ട്
ഞാൻ ലെഫ്റ്റ് തിരഞ്ഞെടുക്കുന്നു
ഒക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക
മാറ്റങ്ങൾ നിരീക്ഷിക്കുക
ട്യൂട്ടോറിയൽ ഇവിടെ പൌസ് ചെയ്ത് മറ്റ് അലിഗ്ൻ ഓപ്ഷനുകൾ സ്വയം ശ്രമിച്ച് നോക്കുക
ഇപ്പോൾ കട്ട് കോപ്പി പാസ്തെ ഓപ്ഷനുകൾ ഉപയോഗിക്കാൻ പഠിക്കാം
എഡിറ്റ് മെനുവിലേക്ക് പോകുക
ഇതിൽ കട്ട് കോപ്പി പാസ്തെ ക്ലിയർ തുടങ്ങിയ അടിസ്ഥാന എഡിറ്റ് ഓപ്ഷനുകൾ ഉണ്ട്
ഇവയ്ക്കുള്ള സാധാരണ short കട്ട് കീസ് ആയ Cutന് CTRLX Copyക്ക് CTRLC പേസ്റ്റിന് CTRLV GChemPaintലും പ്രാവർത്തികമാണ്
സെലക്ട് ഒനെ ഓർ മോർ ഒബ്ജക്റ്റ്സ് ടൂൾ ഉപയോഗിച്ച് ഒന്നോ അതിലധികമോ ഒബ്ജക്റ്റുകൾ സിലക്റ്റ് ചെയ്യുക
ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക
കട്ട് ചെയ്യാൻ CTRLX പ്രസ് ചെയ്യുക
ഒബ്ജക്റ്റിനെ ഡിസ്പ്ലേ areaയിലെ മറ്റൊരു സ്ഥലത്ത് പേസ്റ്റ് ചെയ്യുന്നതിനായി CTRLV പ്രസ് ചെയ്യുക
നമ്മൾ ഒബ്ജക്റ്റ് കട്ട് ചെയ്യുമ്പോൾ അത് ആദ്യത്തെ സ്ഥാനത്ത് നിന്ന് ഡിലീറ്റ് ആകുന്നത് ശ്രദ്ധിക്കുക
അടുത്തതായി ഒബ്ജക്റ്റിനെ ഡിസ്പ്ളേ areaയുടെ മറ്റൊരു സ്ഥലത്ത് കോപ്പി പാസ്തെ ചെയ്യാം
ഒബ്ജക്റ്റിൽ ക്ലിക്ക് ചെയ്യുക CTRLC കോപ്പി ചെയ്യാനും CTRLV പേസ്റ്റ് ചെയ്യാനും പ്രസ് ചെയ്യുക
നമ്മൾ ഒബ്ജക്റ്റ് കോപ്പി ചെയ്യുമ്പോൾ അത് അവിടുന്ന് ഡിലീറ്റ് ആകുന്നില്ല എന്നത് ശ്രദ്ധിക്കുക
ഡിസ്പ്ലേ ആരിയ ക്ലിയർ ചെയ്യാനായി എല്ലാ ഒബ്ജക്റ്റും സിലക്റ്റ് ചെയ്യുക
എല്ലാ ഒബ്ജക്റ്റും സിലക്റ്റ് ചെയ്യാനായി CTRL A പ്രസ് ചെയ്യുക
എഡിറ്റ് മെനുവിലേക്ക് പോകുക
ക്ലിയർ ക്ലിക്ക് ചെയ്യുക
പഴയ structureകൾ തിരിച്ച് കിട്ടുന്നതിനായി എഡിറ്റ് മെനുവിൽ പോകുക
ഉണ്ടോ ക്ലിക്ക് ചെയ്യുക
അല്ലെങ്കിൽ CTRLZ പ്രസ് ചെയ്യുക
ഒരു ഒബ്ജക്റ്റ് കീ ബോർഡിലെ ഡിലീറ്റ് കീ ഉപയോഗിച്ച് നീക്കം ചെയ്യാനായി അത് തിരഞ്ഞെടുത്തിട്ട് കീ ബോർഡിലെ ഡിലീറ്റ് കീ പ്രസ് ചെയ്യുക
Structureന്റെ ഒരു ഭാഗം മാത്രം നീക്കം ചെയ്യുന്നതിന് ഇറേസർ ടൂൾ ഉപയോഗിക്കാൻ പഠിക്കാം
ടൂൾ ബോക്സിൽ നിന്ന് ഇറേസർ ടൂൾ തിരഞ്ഞെടുക്കുക
ഏതെങ്കിലും ഒരു structureന്റെ അടുത്ത് മൌസ് വയ്ക്കുക
അപ്പോൾ structureന്റെ ഒരു ഭാഗം ചുവപ്പ് നിറത്തിൽ കാണുന്നു
ചുവപ്പ് നിറത്തിൽ കാണുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്താൽ അത് ഡിലീറ്റ് ചെയ്യപ്പെടുന്നു
നമുക്ക് യഥാർത്ഥ സ്ട്രക്ചർ ലഭിക്കുന്നതിനായി ഇപ്പോൾ ഉണ്ടോ ചെയ്യാം
ഇനി ഫയൽ സേവ് ചെയ്യാം
ടൂൾ ബാറിലെ സേവ് തെ കറന്റ് ഫൈൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക
ഇതോടെ ട്യൂട്ടോറിയലിന്റെ അവസാന ഭാഗത്ത് എത്തിയിരിക്കുന്നു
ചുരുക്കത്തിൽ ഇവിടെ പഠിച്ചത് നിലവിലുള്ള ഫയൽ തുറക്കുവാൻ
ഡിസ്പ്ളേ areaയിൽ ടെക്സ്റ്റ് ചേർക്കുവാനും എഡിറ്റ് ചെയ്യുവാനും
ഒബ്ജക്റ്റുകൾ സെലക്ട് മൂവ് ഫ്ലിപ്പ് റോട്ടേറ്റ് ചെയ്യുന്നത്
ഒബ്ജക്റ്റുകൾ ഗ്രൂപ്പും alignഉം ചെയ്യുന്നത്
ഒബ്ജക്റ്റുകൾ കട്ട് കോപ്പി പാസ്തെ ഡിലീറ്റ് ചെയ്യുന്നത്
അസൈൻമെന്റ് ഇറേസർ ടൂൾ ഉപയോഗിച്ച് n ഒക്ടേൻ structureനെ n പെന്റനെ ആക്കുക
n ഹെക്സാനെ structureനെ എത്തനെ ആക്കുക
അസൈൻമെന്റിന്റെ ഔട്ട്പുട്ട് ഇതേ പോലെ ആയിരിക്കണം
ഇവിടെ ലഭ്യമായ വീഡിയോ കാണുക
ഇത് സ്പോകെൻ ട്യൂട്ടോറിയൽ പ്രൊജക്റ്റിനെ സംഗ്രഹിക്കുന്നു
നല്ല ബാൻഡ് വിഡ്ത്ത് ഇല്ലെങ്കിൽ ഡൌൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്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
ഓൺലൈൻ ടെസ്റ്റ് പാസ്സാകുന്നവർക്ക് സർട്ടിഫികറ്റുകൾ നല്കുന്നു
കൂടുതൽ വിവരങ്ങൾക്കായി ഈ വെബ്സൈറ്റ് സന്ദർശിക്കുക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
ഈ മിഷനെ കുറിച്ചുള്ള കുടുതൽ വിവരങ്ങൾ ഇവിടെ ലഭ്യമാണ്
ഈ ട്യൂട്ടോറിയൽ സമാഹരിച്ചത് ദേവി സേനൻ ഐറ്റ് ബോംബേ